എടീ ഞാൻ ഉണ്ടല്ലോ എനിക്ക് ഇത് പെട്ടെന്ന് ഇത് മനസ്സിൽ വന്നൊണ്ട് ഞാൻ വിളിച്ചതാണ് എനിക്ക് ആരോടെങ്കിലും പറയണമെന്ന് തോന്നി കഴിഞ്ഞ വര്ഷം എന്റെ വിദ്യാലയത്തിൽ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ .കുറെ പാടുകൾ കണ്ടു . അപ്പോൾ ഞാൻ ആ കുട്ടിയോട് അന്വേഷിച്ചിരുന്നു എന്ത് പറ്റിയതാണെന്ന് അപ്പൊ കുട്ടിയുടെ അച്ഛൻ ശിക്ഷിച്ചതിന്റെ പാടുകളെന്നാണ് ആ കുട്ടി പറയുന്നത്

ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നടത്തിയാണോ ശിക്ഷിക്കേണ്ടത് അങ്ങനെയൊക്കെ ശിക്ഷിക്കുമ്പോൾ അവര് അവർക്ക് എന്ത് പാഠമാണ് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് . ബലം പ്രയോഗിച്ചു അല്ലെങ്കിൽ ഇതുപോലുള്ള ശാരീരികമായിട്ടുള്ള മുറിവേൽപ്പിച്ചു കൊണ്ട് ഒരാളെ എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക . നമ്മൾ പറഞ്ഞുകൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് നേർവഴി കാണിച്ചുകൊടുക്കുക അല്ലെ ചെയ്യേണ്ടത് പണ്ട് മുതലേ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് നമ്മളും ചെറുപ്പത്തിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കാറുണ്ട് പക്ഷെ നമ്മക്ക് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന ഒരു അടയാളം എന്താണ് പിന്നീടാണ് നമ്മൾ മുതിരുമ്പോഴാണ് നമ്മൾ വേറൊരാളെ അനുസരിപ്പിക്കണമെങ്കിൽ ശാരീരികമായിട്ട് അവരെ ഉപദ്രവിക്കണമെന്ന ചിന്തയല്ലേ നമുക്കും ഉണ്ടാവുക അത്ര ചെറുപ്പത്തിലേ നമ്മുടെ മനസ്സിൽ പറഞ്ഞുതരുന്നതും ഊട്ടി ഉറപ്പിക്കുന്നതും ഇങ്ങനത്തെ ആശയം അല്ലെ നിനക്ക് എന്താണ് തോന്നുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടാണോ നന്നാക്കേണ്ടത് നിനക്ക് എന്താണ് തോന്നുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയുടെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും മുറിവുണ്ടാക്കും അത് കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവും ഒരു മനുഷ്യനെ എങ്ങനെ ഇത്ര ശാരീരികമായിട്ട് വേദനിപ്പിക്കുക എന്ന് വച്ചാൽ അത് എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ശാരീരികമായ ഉപദ്രവം അതിനൊരു പരിഹാരമല്ല ഒരു പാഠമാവുമെന്നു എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല

പണ്ടുമുതലേ ആൾക്കാർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയല്ലേ . ഒരുപാട് എന്താ പറയുക അങ്ങനെയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആണ് കുട്ടികൾ വഴിതെറ്റിപ്പോവുക അതിന്റെ പിന്നിൽ എന്തായിരിക്കും അവർ ചിന്തിച്ചു വച്ചിരിക്കുന്ന കാരണം അവർ പ്രതീക്ഷയാണോ അത് തെറ്റായ രക്ഷാകർത്തുത്വം അല്ലെ അതിന്റെ ഒരു തുടർച്ചയാണ് ഇതൊക്കെ എഴുതിപ്പിക്കപ്പെട്ടിരിക്കുന്ന ധാരണകളിലെ കുട്ടികളെ വളർത്തൂ കുട്ടി തെറ്റ് ചെയ്താൽ കുട്ടിയെ അടിക്കണമെന്ന് എഴുതിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാലങ്ങളായിട്ട് ആളുകൾ കൈമാറി പോകുന്ന ഒരു കാര്യമാണ് അതിന്റെ പുറകിലെ ബോധം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ മനസ്സിന് അല്ലെങ്കിൽ തലച്ചോറിന് മനസ്സിലാവുന്ന ഒന്നും അതിൽ ഇല്ല ആൾക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തേണ്ടത് എന്ന് അവന്റെ ശാരീരിക വികാസത്തിൽ അല്ലെങ്കിൽ വികാസത്തിൽ ഇതൊക്കെ എങ്ങനെ സഹായിക്കുന്നു എന്ന് സമയം ആയിട്ടുണ്ട് ആഹ് മാറേണ്ട സമയം കഴിഞ്ഞു കുട്ടികളെ ഏറ്റവും കൂടുതൽ ഒന്ന് സഹോദരങ്ങളുമായിട്ട് തല്ലു കൂടുമ്പോൾ രണ്ടാമത് ഈ നമ്മൾ പഠിത്തത്തിലൊക്കെ പുറകോട്ടാവുമ്പോൾ അല്ലെ ഇപ്പോഴും നമ്മൾ കാണുന്നതാണ് കൂട്ടത്തിൽ ഉള്ള കുട്ടിയുടെ അത്രയും പഠിത്തത്തിൽ മുന്നിൽ മുന്നിൽ വരാതാവുമ്പോൾ കുട്ടിയെ വല്ലാതെ അവഗണിക്കുന്നതും അടിക്കുന്നതും ഒക്കെ എനിക്ക് അത് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കാരണം നമ്മളും ഇപ്പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ ഇത് കാണുന്നുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും എന്റെ സുഹൃത്തുക്കൾ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എന്തൊരു വിഷമം ഉണ്ടാക്കും അതുമാത്രമല്ല കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതും എപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കൾ അത് മനസ്സിലാക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ അയല്പക്കത്തെ കുട്ടിയുമായി താരതമ്യം ചെയ്യും ആ കുട്ടിയെ കണ്ടുപഠിക്ക് ആ കുട്ടി എന്ത് നല്ല കുട്ടിയാണ് എല്ലാത്തിനും മുന്നിലാണ് അപ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളിൽ ഉണ്ടാവുന്നത് ഒരു അപകര്ഷതാബോധമാണ് നമ്മൾ അത്രയും മികച്ചതല്ല അല്ലെങ്കിൽ ബാക്കി പിള്ളേരുടെ അത്രയും കഴിവുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരും ഒരുപാട് അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിനും താഴോട്ട് അല്ലെ പോവുക അവരുടെ എന്താ പറയുക ആ സ, സമൂഹത്തിനെ നില്ക്കാൻ ബാക്കിയുള്ളവരുടെ അത്രയും യോഗ്യരല്ല അങ്ങനെയൊക്കെ തോന്നൂലെ അവരുടെ അപകർഷതാബോധം കൂടുകയേ ചെയ്യുള്ളൂ അവരെന്തോ തെറ്റുകാരാണെന്നു മുദ്ര കുത്തുന്നത് പോലെയാവും കുട്ടികൾക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കാം നീ ഇങ്ങനെ ചെയ്യാരുത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണു നീ അതേപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്ക്

എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് എന്താണെന്നു വച്ചാൽ അത് കണ്ടുപിടിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത് അല്ലാണ്ട് ഈ പറയുന്ന പോലെയുള്ള ശിക്ഷാമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതും ഒന്നും സ്വന്തം കുട്ടികളുടെ വളർച്ചക്ക് ഒരു രീതിയിലും കരണമാകില്ല ഇല്ല ഒരിക്കലും ഇല്ല അത് മാത്രമല്ല തെറ്റ് ചെയ്യാത്തതായിട്ടു ആരും ഇല്ല . തെറ്റ് കുട്ടികൾ ആവുമ്പോൾ ചിലപ്പോൾ അവർക്ക് കൂടുതൽ തെറ്റുകൾ പറ്റിയേക്കും അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അവരെ തിരുത്തി മനസ്സിലാക്കി പോവുക എന്നതാണ് ഒരു രക്ഷിതാവിന്റെ കടമ ചുമതല എന്നൊക്കെ പറയുന്നത് അതുമാത്രമല്ല അനുസരിപ്പിക്കാനാണെങ്കിൽ ശിക്ഷയല്ലല്ലോ മാർഗ്ഗം നമ്മൾ ഇപ്പോൾ ബഹുമാനം കൊണ്ടും ഒരാൾ പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കും. അതിനു ശിക്ഷയുടെ ആവശ്യം വരുന്നില്ലല്ലോ